ആ ഇക്ക ആയിട്ട് പിറ്റേ ദിവസം ഇടിച്ചില്ലേ. അത് ആൾ മരിച്ച് പോയി. ഒരു മറ്റേ ഒരു ചെക്ക് jewelry യിൽ നിൽക്കുന്ന ചെറുക്കാനാണേ. സഫീർ. ആഹ് അപ്പൊ ഓന് ഇവിടെ അച്ചിപ്പാടത്തെന്തോ കല്യാണത്തിന് വന്നതാണ്.

പിറ്റേ അതിന്റെ പിറ്റേ ദിവസം ചുങ്കത്ത് ഒരു താത്തിയും കുട്ടികളും കാക്കയും പോകുമ്പോ ഇടിച്ചിട്ട് gas വണ്ടി താത്താന്റെ മേത്തുകൂടെ കേറി. താത്ത spot ഇൽ തീർന്ന്. ആഹ് അത് ഞാൻ അറിഞ്ഞു. ഉമ്മ എന്റെയടുത്ത് പറഞ്ഞിരുന്നു. അതവർ കല്യാണത്തിന് എന്തോ പോകാൻ . അപ്പോൾ എന്തോ overtake ചെയ്തപ്പോ തട്ടിയതാന്ന്. പുത്തൻമലയാണ് ആൾടെ പെര. താത്താന്റെ പെര തെയ്യോട്ടുചിറ പള്ളിടെ അവിടെ. ആഹ് അതിന്റെ നേരെ ഫ്രണ്ട് ഇൽ

എന്നിട്ട് എന്നിട്ട് എന്താ ഇണ്ടായേന്ന് അറിയോ? മുതലാളിയുടെ ഇതല്ലേ നോക്കുക. RCbook നോക്കുമ്പോൾ മുതലാളിയുടെ പേരല്ലേ കാണുക വണ്ടിയിൽ. എന്നിട്ട് ഈ വണ്ടിയുടെ owner ഏട്ടൻ മറ്റേ Fire Force ഇൽ ആണേ. എന്നിട്ട് അയാളുടെ wife ആണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ Fire Force ഇന് കുറേ call പോയിരിക്കുന്നു. ഇയാളാണ് മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ആയിട്ടുണ്ടാവുലെ മൂപ്പര്.

full accident തന്നെ. എടാ, ഇന്ന് മറ്റേ അരൂരിൽ ഒരു കുട്ടി മരിച്ചൂന്ന് പറഞ്ഞില്ലേ? ചെറിയ വയസ്സുള്ള. ആട, അതിന്റെ CCTV വന്നേക്കണു. ഇല്ല. അത് video ഇറങ്ങിയോ? ആഹ് ആ കുട്ടി പെരേന്ന് ഇങ്ങനെ ചാടി കളിച്ച് പോണിണ്ടായി. അത് കുട്ടി road ലേക്ക് ഇറങ്ങിയതും car വന്നിടിച്ച് പോയി. car over speed ആണ്. പക്ഷെ car കാരന്റെ അല്ല. നേരെ straight ആയിട്ടുള്ള road ആണ്.

കുട്ടി പെട്ടെന്നാണ് ഓടിയെക്കണ്.

മേത്തേക്ക് കേറിയിട്ട് അത് തട്ടി തെറുപ്പിക്കും. എൻ തട്ടി തെറുപ്പിച്ചെന്ന തോന്നുന്നേ. അഞ്ചു വയസ്സായ കുട്ടി. നാല് വയസ്സായ ഒരു പെൺകുട്ടി. ചെറിയ കുട്ടി.

ഇപ്പൊ ആകെ ഒരുമാതിരി

college ന്റെ അവിടുന്ന് accident ആയതല്ലേ?

full accident മഴ പെയ്തട്ട് പോലും പ്രശ്നമായിട്ട് അങ്ങനെ അല്ല. full വെറുതെ വന്ന് തട്ടി പോകുവാ. road ഒക്കെ normal തന്നെയാണ്. പക്ഷെ എന്തിപ്പോ കാട്ടും. അല്ലെ? അതിപ്പോ ചങ്ങായി ഒരു വണ്ടിവണ്ടിയായിട്ട് ഇറങ്ങാൻ road ലേക്ക്. അമ്മാതിരി block ഉം കാര്യങ്ങളും ഒക്കെയാണ്. full wrong side കേറിയിട്ടും മറ്റേ divider ഇല്ലാത്തതിന്റെ പ്രശ്നം നല്ലോണം ഇണ്ട്. നല്ലോണം ഇണ്ട്. പിന്നെ road ഇപ്പൊ വീതി കൂട്ടിയിരിക്കണ്. പഴയ മാതിരി അല്ലല്ലോ. വണ്ടി . നമ്മൾ ഇപ്പൊ എത്ര control കാര്യം ഇല്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ നീ നോക്ക. നമ്മൾ. ഞാൻ control ചെയ്തിട്ട് പതുക്കെയാ പോണത്.

ആഹ് opposite വരുമ്പൊ നോക്കണ്ടേ? മറ്റേ പട്ടികളും പൂച്ചകളും ചാടിയിട്ടാണെങ്കിൽ അതുക്കും മേലെ. അതന്നെ.

ഉം അന്നോട് പറഞ്ഞില്ലാല ഞാൻ. എന്റെ വണ്ടി ഇപ്പൊ ഇന്നലെ ഒന്ന് ഇടിച്ച്. അപ്പൊ അതിന്റെ headlight പോയൊള്ളൂ. മറ്റേ കമ്മിയാണ്. വണ്ടിയുടെ light അത് എന്തായാലും ready ആക്കണം. പിന്നെ മറ്റേ എന്റെ insure ഉം തെറ്റിയേക്കണ്. അതും ready ആക്കണം.

ആഹ് വീട്ടിൽ നല്ല scene ആട്ടോ. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ തൂങ്ങും. അതു തന്നെ പേടി. പിന്നെ ഈ camera വെച്ചിട്ട് പോലീസ് കാരുടെ checking നിന്നല്ലോ. അല്ലെ?

ഏത്? ഷഹീമിന്റെ അനുജനോ?

ഓന്റടുത്തൊരു MZ ഇണ്ടായിരുന്ന്. ഓന് ഓന് കൊണ്ട് നടക്കണത് തന്നെയാണ്. ഓന്റെ അമ്മായി എന്തോ കൊടുത്ത വണ്ടിയാണ്. licence ഇണ്ടെന്ന് തോന്നണു എനിക്ക്. ഇണ്ടോന്ന് അറിയില്ല. ഓൻ അതെടുത്ത് helmet ഇല്ലാതെ നമ്മൾ just വെറുതെ ഞായറാഴ്ചയൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങൂലെ? ആഹ് just അവന്റെ പെരേന്റെ അവിടെന്ന് ഒന്ന് പുറത്തേക്ക് front ഇലേക്ക് എടുത്തതേ ഒള്ളു. പോലീസ് ഇങ്ങനെ കുന്നത്ത് നിക്കണിണ്ടായി. ഓൻ കണ്ടില്ല. നേരെ front ഇലേക്ക. ഓൻ ഇന്നലെ just ഞങ്ങൾ ഇങ്ങോട് ഒന്ന് ഇറങ്ങിയപ്പോ അതൊന്നും ഓര്ക്ക് അറിയണ്ട. ഓര് helmet ഇല്ലല്ലോന്നും പറഞ്ഞ് fine അടപ്പിച്ചു.

നാട്ടുകാരൊക്കെ ഒരുപാട് കൂടി. എന്നിട്ട് പിന്നെ RTO നെ വിളിച്ചു. എന്നിട്ട് ആ ഇടിച്ച താത്താന്റെ താത്താക്ക് നല്ല പരിക്കിണ്ടായി. കാലിന്റെ എല്ലിനൊക്കെ നല്ല പൊട്ടലും എന്തൊക്കെയോ പ്രശ്‌നവുമൊക്കെ ഇണ്ട്. അപ്പൊ മറ്റേ ചിലവ് എന്താണ് RTO യും പോലീസും എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഓര് എടുക്കൂലാന്ന് പറഞ്ഞ്. എന്നിട്ട് നാട്ടുകാര് വണ്ടിയൊക്കെ തടഞ്ഞ് നിർത്തി. ആകെ പ്രശ്നമായി. നല്ല scene ആയെക്കണ് അവിടെ. പോലീസ് വണ്ടിയൊക്കെ തടഞ്ഞ് നിർത്തി. വിടാതെ ഒക്കെ ആക്കി. എന്നിട്ട് ഇപ്പൊ ആ ചെറുക്കനെ ആ ചെറുക്കന് ഇപ്പൊ licence ഉം കാര്യങ്ങളും ഒക്കെ ഇണ്ട്. അവൻ ആ വെപ്രാളത്തിലെ അല്ല, ഇപ്പൊ ഈ camera യും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് full set ചെയ്തിട്ട് പിന്നെയും ഇവർ checking ന് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഓര്ക്ക് ഓരോ month ഇൽ ഇത്രയും പൈസ ഇണ്ടാക്കണമെന്നുണ്ടാവുടാ. പക്ഷെ, ഞാൻ പറയട്ടെ. ഇപ്പൊ accident നടന്ന ഇപ്പൊ രണ്ട് വട്ടം നടന്ന spot ഇൽ ആണ് ഇവർ ഈ നിന്നേക്കണത്. ഈ വളവിലും ഇവിടെയും ഒക്കെ പോയി കാണാതെ നിക്കുമ്പോ പെട്ടെന്ന് കാണുമ്പോ ആരും നിർത്തി കൊടുക്കൂല. നിർത്തി കൊടുക്കാത്തതല്ലടാ. അപ്പൊ spot ഇൽ കാണുന്ന വെപ്രാളത്തിൽ എടുക്കുന്നതാണ്. അതിപ്പോ ആരായാലും ഇപ്പൊ ഒരു വയസ്സായ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു വയസ്സായ കാക്ക മറ്റേ വേങ്ങത്ത് വെച്ച് ഒരു accident ഇണ്ടായെന്ന് നീ പറഞ്ഞില്ലേ. അവിടെ ഒരു ഓട്ടർഷ നിർത്തി ഇട്ടിരിക്കണ്. അതിന്റെ back ൽ കൊണ്ടുപോയിട്ട് കുത്തിയേക്ക. ആഹ് അത്. അതെന്തോ car എന്തോ ഇടിച്ചത് അല്ലെ? car അതിപ്പോ ഒരു ഓട്ടർഷ ഇങ്ങനെ നിർത്തി ഇട്ടെക്കായിരുന്നു. അതുമ്മേൽ ആൾക്കാർ ഇണ്ടായിരുന്നൂന്ന് തോന്നണു. ഈ കാക്ക എന്തോ അതിന്റെ നേരെ ഓട്ടർഷെൻറെ back ൽ കൊണ്ടുപോയിട്ട് കൊടുത്തു. ആഹ് ചങ്ങായി ഇന്നലെ ഞാൻ മേലാറ്റൂർക്ക് വരുമ്പോ അരൂർ എത്തിയപ്പോഴുണ്ട് മൂന്ന് ചങ്ങായിമാരെ തടഞ്ഞ് നിർത്തിയേക്കണ്. മേല മറ്റേ നിലമ്പൂരിലേക്ക് എങ്ങനെയാ പോണേന്ന് ചോയിച്ചിട്ട്. മൂന്ന് ആൾ full fit എത്ര എങ്ങാണ്ട് പ്രായം ഇണ്ടെന്ന് വെച്ചിട്ട. പത്ത്, എൺപത് വയസ്സിന് മേളിലുള്ള ആൾക്കാർ. മൂന്നെണ്ണം. എന്നിട്ട് പിന്നെ എന്താ പറ്റിയെ? ഞാൻ എന്ത് കാട്ടി? ഞാൻ അങ്ങട് ചൂടായ അവസ്ഥയായി. പിന്നെ. നിലമ്പൂർക്ക് ഇതുവഴിയല്ല പോകുന്നെന്ന് പറഞ്ഞ് വഴി പറഞ്ഞ് കൊടുത്തിട്ട് വേഗം വണ്ടി എടുത്ത് വിട്ടു. രാത്രി രണ്ട് മണി. ഇവർ ഈ വണ്ടി പോകുമ്പോ road ൽ നടുക്ക് നിന്നിട്ട് കൈ കാട്ടിയിട്ട് മൂന്നാൾ road ന്റെ നടുക്ക് അങ്ങട് നിക്ക. തമിഴന്മാരാണോ എന്താണോന്ന് അറിയില്ല. ഇത് നമുക്ക് മനസ്സിലാവൂല. ഇതിന്റെ വകുപ്പ് നമുക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോ എന്തിനാണ് നിക്കുന്നതെന്ന് അറിയില്ലാലോ. വണ്ടി ആ side ലേക്ക് ഒതുക്കി ഇട്ടിട്ടാണ് കൈ കാണിക്കുന്നത്. ആഹ് വണ്ടി മറ്റേ നിർത്തിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ road side ൽ ആക്കിയിട്ട് running ൽ side ഇട്ടാൽ കൊഴപ്പോല.

അതന്നെ.

നമ്മടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ college ൽ കൊറേയെണ്ണം. അമ്മാതിരി പോക്കാണ് പോവാ. വണ്ടി കിട്ടിയാൽ അവർക്ക് എന്താണെന്ന് തന്നെ അറിയണ്ട.

ഇജ്ജെ മറ്റേ accident ആയില്ലേ അന്ന്? ഇജ്ജും ശാലുവും.

അവന്റെ കാൽ പൊട്ടിയതാന്നല്ലേ ഇജ്ജ് പറഞ്ഞത്?

ആഹ് അതെന്താണ്? case എന്താണ് ? case ഒന്നും വേണ്ട. നമ്മൾ doctor നെ അടുത്ത് പോവാ. ഇവിടെ പരുക്ക് വേദന ഇണ്ടെന്ന് പറയുമ്പോ ഒരു list എഴുതി തരും. അത് അവിടെ കൊണ്ട് പോയി ഹാജർ ആക്കുക. ഇത്രേയുള്ളൂ. പക്ഷെ വെറുതെ lag ആക്കാണ് ഞാൻ. അത് വക്കീലും ഇതൊക്കെ set ആയോ? വക്കീലും അതൊക്കെ automatically ഓര് അപ്പൊ തന്നെ വിളിച്ച് ഓര് തന്നെ ഒക്കെ file ഉം കാര്യങ്ങളുമൊക്കെ ചെയ്ത് ശരിയാക്കും. അതൊന്നും കൊഴപ്പോല. ഓർക്ക് നമ്മൾ നമ്മൾക്ക് എത്ര കിട്ടുന്നോ അതിന്റെ പത്ത് ശതമാനം അവർക്ക് കൊടുത്താൽ മതി.

ഇതിപ്പോ ഈ ഇടിച്ച car കാര് car കാരാണോ ഇടിച്ചത്? car ഇടിച്ചു. Alto ആണ് ഇടിച്ചത്. പക്ഷെ ഓന് ഒന്നും വന്നേക്കണ് hospital ലിൽ പോയി.

ഓനെ ഇടിച്ചു. ഓനെ ഇടിച്ചിട്ട് അന്ന് രാവിലെ പിന്നെ ഒരു അയ്യായിരം റുപിയ ആയിട്ട് വന്നേക്കണു. അയ്യായിരം റുപിയ ഒക്കെ നമുക്ക് എന്താവാനാ. നമുക്ക് തന്നെ operation കഴിഞ്ഞേക്ക പത്ത് അമ്പതിനായിരം റുപിയക്ക്. അയ്യായിരം റുപിയക്ക് എന്ത് ഉലുവയായിട്ട് എന്താവണു? ങ്ഹാ ഓന്റെ അമ്മാവന്മാർ പറഞ്ഞു വാങ്ങണ്ട. ഞങ്ങടെ അടുത്തും ഉണ്ട് വണ്ടികൾ ഒക്കെ. ഞങ്ങൾക്ക് അറിയാം എന്താണ് കാട്ടണ്ടതെന്ന്. അമ്മാവന്മാരൊക്കെ നല്ല കട്ടയായി. അപ്പൊ അമ്മാവന്മാർ പറഞ്ഞു ഞങ്ങളും driver മാരൊക്കെ തന്നെ. ഞങ്ങടെ അടുത്തും വണ്ടികളൊക്കെ ഇണ്ട്. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോവലാണ് നല്ലതെന്ന് പറഞ്ഞു. ഓര് അന്റെ പ്രായമുള്ള ആൾക്കാരായിരുന്നു? ആഹ് പ്രായം ഓര് കൊറേ ആൾക്കാർ ഉണ്ടായി. ഞാനും ഉമ്മിയും ഒറ്റക്കല്ലെ ഉണ്ടായുള്ളൂ hospital ൽ. എന്താ? ഓന്റെ ഭാഗത്ത് അല്ലെ mistake?

ഓര് നിർത്തിയോ ഇടിച്ചിട്ട്? ഞാൻ പിന്നെ എനിക്ക് ഓനോട് ഒന്നും തോന്നാത്തത് കാരണം ആ car ന്റെ ഉള്ളിൽ ഒരു പ്രസവിക്കാറായ ഒരു താത്ത ഇണ്ടായിരുന്ന്. ആ താത്താക്ക് pain ഇളകിയിട്ടാണ് ബിലാന്മാർ പോക്ക് വന്നേക്കണെ. അത് കൊണ്ടാണ്. ആഹ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉം പിന്നെ ഇപ്പൊ വരാനുള്ളത് നമ്മൾ നോക്കിയാലും അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരൂ. അതിപ്പോ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം. അല്ലെങ്കിൽ opposite ഒക്കെ നല്ല വണ്ടികളിണ്ടാകും. അതിന്റെയൊക്കെ ചോട്ടിലേക്ക് പോവാന്ന് വെച്ച ഇടിച്ചിട്ട് ഇപ്പറത്തേക്ക പോണത്. ആരും ഇല്ലാത്ത side ലേക്കാണ് പോണത്. road ൽ തന്നെ ആണോ വീണേ?

കാലിന് മാത്ര പരിക്കായെ?

കാലിന് മാത്രം അല്ല. ചെറിയ പരിക്കല്ല. ഞെരമ്പ് പൊട്ടി മുട്ടിന്റെ. ആഹ് മറ്റേ നമുക്ക് കാലൊക്കെ നിവർത്തി വെക്കാനെങ്കിൽ ആ സാദനം പൊട്ടി. പിന്നെ കാലിന് തീരെ ആവതില്ല. പിന്നെ മറ്റേ ശാലുനോ? ശാലുന്റെ ചെറുവിരലിൽ ചെറിയൊരു ചതവ് ഇണ്ട്. എന്നിട്ട് പിന്നെ ചിലവും കാര്യങ്ങളുമൊക്കെ ഓര് നോക്കിയാ പിന്നെ? അതോ നിങ്ങൾ case കൊടുത്ത? നമ്മൾ case കൊടുത്തു. ഇനിയിപ്പോ അതിന്റെ നഷ്ടപരിഹാരം എന്താ കിട്ടുക? നഷ്ടപരിഹാരം എന്തിനാ? അവന്റെ വണ്ടിക്ക് എതിരെയാണ് case കൊടുത്തേക്കുന്നത്. ഇനി ഓന്റെ വണ്ടിക്ക് claim pass ആയിട്ട് ഇങ്ങോട് തരണം. നമ്മക്ക് നഷ്ടപ്പെട്ടത് കിട്ടുമോ?

കയ്യിന്ന് ഇറങ്ങിയത് കിട്ടൂലെ?

കയ്യിന്ന് ഇറങ്ങിയത് എന്തെങ്കിലും കിട്ടൂലെ? കയ്യിന്ന് ഇറങ്ങിയത് കിട്ടണം. അത് അത്രയും നമ്മൾ അതിന്റെ file ഉം കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുക്കണിണ്ട്. bill ഉം കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതും കൊറേ നടന്നില്ല തൃശൂർ കൂടെ ഒക്കെ കൊറേ പോയില്ലേ കാൽ ശരിയാവാൻ. ഇജ്ജ് മറ്റേ വക്കീലിനെ എങ്ങനെ set ആക്കിയേ അപ്പൊ? വക്കീലിനെ അതിന്റെ ഈ claim ന്റെ വക്കീൽ കാരണം ഓര് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ഓര് കൊറേ ആൾക്കാർ നമ്മക്ക് ഇങ്ങനെ വിളിച്ച്. ഞങ്ങൾക്ക് ഇത്ര ശതമാനം മതി. നിങ്ങടെ കേസ് ഞങ്ങൾ എടുക്കട്ടേ എന്ന് ചോയ്ച്ച്. അപ്പൊ അവർ വിളിച്ചിട്ട് നമ്മക്ക് നമ്മുടെ ഒരു മേമാനെ പഠിപ്പിച്ച ഒരു മാഷിണ്ടായിരുന്നു. അതിന്റെ മകന നമ്മക്ക് വിളിച്ചേ. cases ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെ നോക്കുമ്പോ മൂപ്പർ ആൾ better ആണെന്ന് തോന്നിയപ്പോൾ മൂപ്പർക്ക് കൊടുത്തു. അങ്ങനെയാണല്ലേ? എന്നിട്ട് ശാലുന്റെ അവിടുത്തെന്റെ എന്തെങ്കിലും പറഞ്ഞോ? ശാലുന്റെ club കാര് ഞങ്ങൾ full amount എടുത്തോളാം. club ൽ നിന്ന് തരാം. ഓന് ഞങ്ങൾക്ക് വേണ്ടി കളിക്കാൻ വന്നതല്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ മാമൻ പറഞ്ഞു ഓൻ കളിച്ചിട്ടൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നിങ്ങൾ വെറുതെ എടങ്ങേറാവണ്ട . മാമൻ അങ്ങനെ പറഞ്ഞു. പിന്നെ എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറ വണ്ടിയായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ.

ബാക്കി പിന്നെ നേരിട്ട് വന്ന് പറയാം. ഞാൻ ഇവിടുത്തെ scene എന്താവുമെന്ന് നോക്കിയിട്ട് വിളിക്കാട്ടോ. ആഹ് ആയിക്കോട്ടെ. ചുങ്കത്ത് എന്ത് ആയിക്കണെന്ന് ഒന്ന് അറിഞ്ഞിട്ട് വിളി.

അതുലേ.

വിശേഷം അങ്ങനെ പോകുന്നു.

മഴ ആഹ് മഴ്ഴ

അതായത് എന്‍റെ ഒരു മാനേജര്‍ ഉണ്ട്. കഴിഞ്ഞ ഒരു ഒമ്പത് വര്‍ഷമായിട്ടു ഞങ്ങള്‍ ഒരുമ്മിച്ചു work ചെയ്യുന്നതാണ്‌.

പുള്ളിക്ക് കേരളത്തിലേക്ക് ഒരു ആഹ് വന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള എങ്ങനെയാണ് അത് എവടെ എങ്ങനെ തൊടങ്ങണം ഒരു ഐഡിയ ഇല്ല. പുള്ളി എന്നോട് ചോദിച്ചത് നിനക്ക് എന്നേ ഹെല്‍പ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു.

പുള്ളിക്ക് ഈ പറയുന്ന ഏതാണ്ട് കാണേണ്ടത് ഈ വെള്ളച്ചാട്ടങ്ങള് കാണുന്നതിനു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങള് താല്പര്യം ഉണ്ട്.

നമ്മടെ ഇന്ത്യയില് തന്നെ ഗോഡ്സ് ഓണ്‍ കണ്‍ട്രി എന്നുള്ള പേരില് ഒരു സംസ്ഥാനം നമ്മടെ കേരളത്തിനു മാത്രം അവകാശം

അതിനുള്ള കാരണം എന്താന്ന് വച്ചാല്‍ അതിനു വേണ്ടി മാത്രം കാണാനും, ആസ്വദിക്കാനും നമ്മുടെ കേരളത്തില്‍ അതേ, അതുകൊണ്ടാണ് അവരത് പറയണത്. അവര് കേരളത്തില്‍ വരണമെന്ന് ആഗ്രഹം. പക്ഷെ മഴക്കാലം കൂടിയാണല്ലോ? ആഹ് അതേ, അതെ അത് ശരിയാണ്. എന്നാലും ഇപ്പൊ വല്യ രീതിക്ക് മണ്‍സൂണ്‍ എന്താന്ന് വച്ചാല്‍

അവിടെയിവടെ ന്യൂനമര്‍ദ്ദങ്ങളും, ഈ ചെറിയ ചെറിയ മഴ അങ്ങനത്തെ ഓറഞ്ചു അലേര്‍ട്ട് ഒക്കെ വരുന്നുണ്ട്. കാണാം, നമുക്ക് പോവാം. എവിടെക്കെയായാലും നമുക്ക് കാണാനൊക്കെ പറ്റുന്ന ഒരു സന്ദര്‍ഭം തന്നെയാണ് ഇത്. നമ്മുക്ക് നല്ല ഒരു ഡ്രൈവറെ കിട്ടണം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോ

ഇവര് ഏർ സാറും ഉണ്ട്. പിന്നെ കൂടെ വൈ കൂടെ വൈഫ് ഉണ്ട്. പിന്നെ മകന്‍ ഉണ്ട്. അവര് മൂന്നുപേരും കൂടിയാണ് വരുന്നത്.

പുള്ളിക്ക് ഏകദേശം ഒരു നാപ്പത്തിയഞ്ചു വയസ്സോളം പ്രായം ഉണ്ട്. ഓ, അത് അതൊന്നും കുഴപ്പമില്ല നമുക്ക് അതൊക്കെ ശരിയാക്കാം. അപ്പൊ ഇവര് ഒരു ഒരു വണ്ടിയിപ്പോ എന്തായാലും അവര് കോയമ്പത്തൂര് ഇറങ്ങുകയാണെന്നുണ്ടെങ്കില് അന്ന് എത്രമണി അവര് വരുന്ന ടൈം അവിടെ ഓകേ, അതൊക്കെ ശരിയാക്കാം. അവിടെ എറങ്ങിയ സമയത്ത് തന്നെ കോയമ്പത്തൂര് നമ്മടെ ശിവന്‍റെ ഒരു പ്രതിമയുണ്ട് അവിടെ.

ആഹ് അതെ അതേ ശിവന്‍റെ ഒരു ഹാഫ് ഇതായിട്ടുള്ള ഒരു പ്രതിമ ഉണ്ട്. അപ്പോ അത് ഒരുപാട് ഭക്തജനങ്ങൾ ഉള്ള ഒരു സ്ഥലാണ്.

എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും അവിടെ മൂപ്പര്‍ക്ക് എന്തായാലും അവിടെയൊക്കെ ഇഷ്ടപ്പെടും. മൂപ്പര് അവിടെ കാര്യം കണ്ടു കഴിഞ്ഞ് അവിടെ സ്റ്റേ. അന്നവിടെ സ്റ്റേ ചെയ്ത് ആഹ് പിറ്റേ ദിവസം നമ്മള് നേരെ നമ്മടെ പാലക്കാട്ടീ ചെല്ലും.

ഇവിടെ വന്നു കഴിഞ്ഞാല്‍ നമുക്ക് അറിയാലോ സൈലന്‍റ് വാലി ഉണ്ട്.

അപ്പൊ ഞാന്‍ അവിടെ ടൈമിങ്ങ് എങ്ങനെയാണ്? സൈലന്‍റ് വാലിയില്‍ പോകുമ്പോ ടൈമിങ്ങ് എങ്ങനെയാണ്? അവിടെ ടൈം അവിടെ അവര്‍ക്ക് അത് അവര്ഷെഡ്യൂള്‍ ചെയ്തു അവരു നമ്മൾടെ അടുത്ത് പറയും. നമ്മക്ക് നമ്മളായിട്ടു ഒന്നും ചെയ്യാന്‍ പറ്റില്ല. കാരണംഅതൊരു ഫോറസ്റ്റ് ഏരിയ അത്യാവശ്യം നല്ല രീതിക്ക് വന്യ മൃഗങ്ങളും ഉണ്ട്

എന്നാലും അവരുടേതായിട്ടുള്ളൊരു സുരക്ഷിതത്വം അവര് ഉറപ്പാക്കേണ്ട ഒരു കടമ അവര്‍ക്കുള്ളത് കൊണ്ട് അത് തന്നെ ചെയ്യുവാണ്.

എന്ന് വച്ചാ നമ്മുടെ പക്ഷെ അവിടെ കാണാനും, എന്തു ഒരുപാട്